ആഹ് മൊയ്മ്മദാ? എന്താന്റെ വർത്താനോം? അഹ് അതേ ടീച്ചർ ഇന്നോട് പറഞ്ഞ് അനക്ക് കൃഷീനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അതൊന്ന് ചോയിച്ചിട്ട് ഇയ്യെന്റെ പേരക്കുട്ടിയെന്നല്ലേ? ഏഹ് ഹും. ആഹ് ഇന്ന് ചോയിച്ചിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞ്. അപ്പൊ ടീച്ചറ് ഉം എന്താ മൊയ്‌മ്മദേ അനക്കിപ്പ എന്ത് കൃഷിയാ ഇണ്ടാക്കേണ്ടിയെ? ആഹ്. പിന്നെന്ത്യേ? ഇനിക്കോ? എനിക്ക് കൃഷിയൊന്നും ഇണ്ടാക്കാനല്ല. ടീച്ചറ് പറഞ്ഞ് അതിനെക്കുറിച്ച് അറി അറിഞ്ഞിട്ട് പഠിച്ചിട്ട് വരാന്. അപ്പൊ ടീച്ചർ അറിഞ്ഞ ആൾക്ക് വിളിച്ചാൻ പറഞ്ഞു. വാ വല്യാപ്പല്ലേപ്പോ പണ്ട് പാടത്തൊക്കെ കളിച്ചിട്ട് എന്തൊക്കെയാ ഇണ്ടാക്കല്? വാഴയൊക്കെ വാഴ വാഴയൊക്കിണ്ടാക്കലില്ല വല്ല്യാപ്പ. വല്ല്യാപ്പാ. ആഹ് ആഹ് ആഹ് ഒരാ ഒരാവശ്യം വന്നാ നമ്മളെന്നെ വേണം. എഹ് ഇല്ലാത്ത നേരത്ത് ഈ വഴിക്കിണ്ടാവില്ല ഇജ്ജ്. ആഹ് പിന്നെയാണോ? ആയിക്കോട്ടെ ചോയിക്ക്. ഞാൻ പറഞ്ഞരാം. വാഴ വാഴ കൊറേ വിധംണ്ട് കുട്ടിയേ. ഓ ഓ വാഴയെങ്ങനെ ഇണ്ടാക്കണെ വല്ല്യാപ്പാ. അതൊക്കെ കൊറേ പഠിച്ചണേ. ഇജ്ജൊര് ദിവസം ഇന്റെടുക്കെ പോര്. ഇങ്ങട്ട് പോര് തറവാട്ട് വീട്ട്ക്ക് പോര്. ആണോ? വായാ കന്നെടുക്ക്. ഏഹ്. ആഹ് വല്ല്യാപ്പ വല്ല്യാപ്പ പറയ് സമയീല്ല്യ.

ഇല്ല്യ ഇല്ല്യ. കുത്തോ? ആഹ് വിത്ത്.

കൂടി കത്തിക്കാ, എന്നിട്ട് അതിൽ വെക്കാ. എന്നിട്ട് ഏഹ് എന്നിട്ട് മ് മീതെ വെള്ളൊഴിക്കാ. അപ്പെന്തെയ്യും? അപ്പ വാഴ തന്നത്താനെ മൊളച്ചിണ്ടാകും. ഉം മനസ്സിലായാ? ഉം. ആഹ്. വായ ഇട്ട് കഴിയുമ്പ എന്തിണ്ടാവും വായപ്പയിണ്ടാവൂലോ?

അല്ല എത്ര വാഴപ്പഴിണ്ടാവും?

അനക്കിപ്പെ എന്ത് കൊലയാ വേണ്ടിയത്? മൈസൂർ കൊലാണോ വേണ്ടിയത്, നേന്ത്രക്കൊലാണോ, ഞാലിപ്പഴാണോ, കദളി വാഴയാണോ എന്താനക്ക് എന്റെ കുട്ടിക്ക് വേണ്ടിയേ? അല്ല ഒരു വാഴമ്മേന്ന് ഒരു കൊല വെട്ടിയാപ്പിന്നേം കൊയ കൊലയിണ്ടാവൂല അയിമ്മേ?

എന്താന്റെ കുട്ടിയേ, ഇജ്ജെത്രയിലാ പഠിച്ചണേ? ഞാന് ആറ് ആറില്. ഉം. നാലിലാ? അ ആറിലാ? ആഹ് എന്നാലേ ഇമ്മാനെക്കൂട്ടീട്ട് ഇങ്ങട്ട് പോര്. ഞാനക്ക് നല്ലം പോലെ പഠിപ്പിച്ചരാം. നിനക്ക് വേറെന്തൊക്കെയറിയണോ പൂള കൃഷിയാ, നെൽ കൃഷിയാ എന്തെങ്കിലും പഠിച്ചണാനക്ക്? വല്യാപ്പെന്തിനാ അം പൂള ആ പള്ളീല് കൊണ്ടോയ് കുഴിച്ചിടണേ? ഞമ്മളെ മുറ്റത്തെന്താ കുഴിച്ചിട്ടൂടെ? എന്താ കുഞ്ഞാക്കജ്ജ്? ഇങ്ങനെ വെക്കാ? ആഹ് ഞമ്മളെ തൊടീല്ന്നല്ല, പൂളയ്ക്കും പൂള കായ്ച്ച്നോടത്തും കൊറേക്കൊറേ വ്യത്യാസിണ്ട്.

ആഹ് അത് മനസ്സിലാക്കണട്ടോ. ആഹ് ഏത് ടീച്ചറാ ചോയ്ച്ചന്നോട്? ആഹ് ഏടോള്ള ടീച്ചറാ? ഇമ്മളെ സ്കൂളിള്ളന്നാണോ?

ആഹ് അന്നാ ടീച്ചറോട് പറഞ്ഞാ മതി. ഏഹ് ഞാന് നിനക്ക് നല്ലമ്പോലെ പറഞ്ഞന്ന്ക്കണേന്ന്ട്ടാ.

അല്ലേ? ആഹ് പിന്നെന്തെല്ലാ എന്തൊക്കെയാ വേണ്ടിയേ, എന്തൂട്ടാണ്? എന്ത്? ആഹ് പയറ്. വിറ്റാമിൻ സി. ആഹ്. ആഹ് പയറില്ലേ? പയറ് പയറ്. ആഹ്. പയറ് ഇങ്ങനെ തൂങ്ങിക്കെടക്കല്ലേ ചെയ്യാ.

എന്റെ എല്ലാം കാച്ച്ണെ ഒരേ പോലല്ലല്ലാ. ഓരോന്നിനും ഓരോ കോത കോലത്തിലല്ലേ സൃഷ്ടിച്ച്ക്കണതേ. അന്നേം ഇന്നേം ഒരേ കോലല്ലല്ലാ.

ആഹ് അതിനകത്തെ വല്ല ഡൗട്ടിണ്ടങ്കിയേ ആഹ് ഉമ്മാനേം കൂട്ടി ഇങ്ങട്ട് പോര്, നിനക്കല്ലം പോലെ പഠിപ്പിച്ചരിണ്ട്. ആഹ് ഞാനിവടെ ഏഹ് ഇവടെ പണിക്ക് പോവാനായി. ഞാൻ പാടത്ത്ക്ക് പോവാനായി ട്ടോ. ഞാങ്കൊറച്ചഴിഞ്ഞിട്ടേ ആഹ് ഇമ്മെവടെ? ആഹ് ആഹ് ആഹ് ഉമ്മ ഇവടെല്ല്യ. ആഹ് നല്ലമ്പോലെ പഠിച്ചോളണേ ടീച്ചറ് പറഞ്ഞൊക്കെ കേട്ടോണ്ടേ. ഉമ്മെടുത്ത് പറഞ്ഞോളി ഞാൻ വിളിച്ചിരുന്നൂന്ന്. ആഹ് ആഹ്.